നമസ്കാരം സിമി രാജീവ്, എന്തൊക്കെയുണ്ട്?

ഹായ് എനിക്കും സുഖം തന്നെ ഞായറാഴ്ച അവധി ദിവസമാണ്. എന്താണ് പരിപാടി?

എല്ലാദിവസവും പുറത്തു പോകുന്നുണ്ടായിരുന്നു.

ആഹ് അത് പറഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ നമ്മുടെ യാത്രകൾ ഇപ്പോൾ നമ്മക്ക് വേണമെന്ന് ആഗ്രഹി... അതെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് മനസ്സിന്. അപ്പോ, ഇപ്പോ പരീക്ഷയായതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആഹ് അതുതന്നെയാണ് യാത്ര ചെയ്യുമ്പോൾതന്നെ നമുക്ക് ഒരു മനസ്സിന് ആശ്വാസവും എല്ലാം നമുക്ക് കിട്ടും. അഹ്, സിമിക്ക് എവിടേക്കാണ് യാത്ര പോവാൻ താല്പര്യം? എനിക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് പോകണം എന്നുണ്ട്. ഇന്ത്യയ്ക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും എല്ലാം പോണമെന്നുണ്ട്.

ആഹ് അത് തന്നെയാണ് എനിക്കും പറയാനുളളത്. എനിക്കും യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ് പക്ഷെ എന്റെ എൻ്റെ സാഹചര്യങ്ങൾ എല്ലാം നോക്കുമ്പോൾ എനിക്ക് അധികം യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇനിയും സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാം സാഹചര്യത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഞാൻ കുറച്ച് വലുതായി പഠിച്ച്

ആഹ് എവിടേക്ക് പോകാനാണ് താല്പര്യം? അതിൻ്റെ ഒരു എഴുതി വച്ചോ, എവിടെയൊക്കെ പോകാനാണ് താല്പര്യം?

ആഹ് ഇന്നത്തെ കാലത്ത് പലർക്കും യാത്ര ചെയ്യാൻ താല്പര്യമില്ല. ഒതുങ്ങിക്കൂടാറാണ് പതിവ്. മൊബൈൽ ഉപയോഗിച്ച് എവിടെയും പുറത്ത് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇത്. അതേ. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല, കാരണം, .

നമ്മളെ ഒരു ജീവിതമല്ലേയുള്ളൂ, അപ്പോൾ നമ്മള്.

എന്തായാലും യാത്ര ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ വെറും

ആഹ് അത് ശരിയാണ് . യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവ സവിശേഷത , അവിടുത്തെ സംസ്കാരം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽതന്നെ നമുക്ക്, കാണാൻ പറ്റുന്ന കുറേ പ്രദേശങ്ങളുണ്ട്. അത് കാണാൻ തന്നെ പുറത്ത്ന്ന് സഞ്ചാരികൾ വരും. അപ്പോൾ

എനിക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ യാത്ര ചെയ്തിട്ടില്ല

അങ്ങനെ കണ്ണൂര് പോയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം പോയിട്ടുണ്ട്.

ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ

ആഹ് അതുപോലെതന്നെ സിമിക്ക് കപ്പലിൽ യാത്രചെയ്യാനാണല്ലേ ഇഷ്ടം. കപ്പലിലാണോ വിമാനത്തിലാണോ യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്...

കപ്പലിലും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ല വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എന്താണ് പേടിയായിരുന്നോ അല്ല ഒരു ജിജ്ഞാസ ആയിരുന്നോ എന്തായിരുന്നു തോന്നിയത്?. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ? വിമാനത്തിൽ ആദ്യം കേറുമ്പോൾ പേടിയുണ്ടായനി. പിന്നെ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ടോ സിമി?

കപ്പൽ യാത്ര ചെയ്തിട്ടില്ല ബോട്ടിൽ. ആഹ് ആ അതെ അതെങ്ങനെയുണ്ട്?

ആഹ് ഞാനവിടൊരു ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ. കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് സിമിക്ക് കടൽ പ്രദേശങ്ങൾ ഇഷ്ടമാണോ

ആഹ് ആ ഇപ്പോൾ തന്നെ നമുക്ക്, ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും എവിടെയെങ്കിലും നമുക്ക് മനസ്സിലെ പ്രയാസങ്ങൾ തീർക്കാൻ, ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് വരെ യാത്ര ചെയ്താൽ

യാത്ര നമ്മക്ക് വളരെ നല്ലൊരു ഊർജ്ജം കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ? അതേ. യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖം ആയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോ എവിടെയെങ്കിലും പോയാൽ തന്നെ നമ്മള്, നന്നായിട്ട് ശാന്തമാകും മനസ്സ്.

എല്ലാംകൂടി നോക്കുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും. അതുപോലെതന്നെ പെൺകുട്ടികളെന്ന നിലയിൽ നമുക്ക് പലപ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് എവിടെയും യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എല്ലാ പെൺകുട്ടികൾക്കും ഏത് സമയത്തും പുറത്തു പോകാൻ പറ്റണമെന്നു എനിക്ക് ഒരു വലിയ ഒരു ആഗ്രഹമുണ്ട്. അത് ശരിയാവുമായിരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ എവിടെയായാലും ഏത് സ്ഥലത്തായാലും നമുക്ക്പോകുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ പേടിക്കേണ്ടിയിരിക്കുന്നു അതെയതെ. നമുക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാൻ. ധൈര്യമില്ല കാരണം ഇപ്പോ നമ്മൾ എവിടെയേലും പോകുന്നുണ്ടെങ്കിലും നമ്മളെ അച്ഛനോ അമ്മയോ ഫ്രൻഡ്‌സോ ആരെങ്കിലും ഉണ്ടാവും. അപ്പോ നമുക്കും രാത്രിയെല്ലാം പുറത്തുപോകാന് പറ്റണം. അതില് മാറി വരണം അത് നമ്മളെല്ലാം ഇങ്ങനെ യാത്ര ചെയ്തു നമ്മൾ അവർക്ക് ഒരു, കാണിച്ചു കൊടുക്കുക. ഒന്നും, എല്ലാം ശരിയാകും, അപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ധൈര്യം വന്നു, അങ്ങനെ ക്രമേണ എല്ലാവരും യാത്ര ചെയ്തു തുടങ്ങും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചൈതന്യക്ക് എങ്ങനെയുള്ള സ്ഥലത്ത് പോകാനാ ഇഷ്ടം?

നമുക്ക് ഒന്നും മോശം സംഭവിക്കാൻ ഇല്ല . എല്ലാം നമുക്കൊരു നല്ല അനുഭവങ്ങൾ ആണ് ഉണ്ടാവുക . നമ്മക്ക് അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഭക്ഷണരീതി, അവിടുത്തെ എല്ലാം നമ്മക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാത്രകൾ കൊണ്ട് നമ്മക്ക് അറിവുകളും മനസ്സിന് സന്തോഷവും തന്നെ തരുന്നതാണ് . യാത്രകൾ തന്നെ കുറെ തരത്തിലുണ്ട് തീർത്ഥാടനയാത്ര ഉണ്ട് വിനോദ സഞ്ചാരം ഉണ്ട് . ആഹ് സിമിക്ക് ഏതാണ് രണ്ട് യാത്രയും ഇഷ്ടമാ. വിനോദം എന്നുപറയുമ്പോൾ അതിന്റെ രീതിയിലുള്ള വിനോദം ഉണ്ടാവും. പിന്നെ തീർത്ഥാടനമാണെങ്കിൽ മനസ്സിൽ നല്ല ഊർജ്ജവും.

ദൈവത്തിനെ കാണുമ്പോൾ പ്രത്യേകം ഒരു, എന്താ പറയുക, ആ മനസ്സിൽ നല്ല സന്തോഷമായിരിക്കും . ആഹ് അതുതന്നെ തീർത്ഥാടന യാത്രകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ആണ് നമ്മളിപ്പോൾ എവിടെ സഞ്ചരിച്ചാലും നമുക്ക് മനസ്സിനൊരു ശാന്തി അതാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ വിനോദ സഞ്ചാരമാണെങ്കിൽ നമ്മൾ കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ കൂടെയോ പോകുകയാണെങ്കിൽ നമുക്കൊരു അടിച്ചുപൊളി, അതാണ് ഉണ്ടാവുക. തീർത്ഥാടന യാത്രയിൽ നമുക്ക് മനസ്സിന് എന്ത് സങ്കടമുണ്ടെങ്കിലും അത് മാറും. നമുക്ക് നല്ലൊരു ശാന്തി കിട്ടും. അത്, അതാണ് തീർത്ഥാടന യാത്ര എനിക്ക് ചൈതന്യയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയിനെയെങ്കില്, ആടുത്തെ എന്തെല്ലാം ആണ് നോക്കല്?

ശ്രദ്ധിക്കും, പിന്നെ അവിടുത്തെ കാലാവസ്ഥ, കാലാവസ്ഥ എനിക്കിഷ്ടമുള്ളോരു കാര്യമാണ്. അതുകൊണ്ടുതന്നെ ഞാൻ അവിടുത്തെ കാലാവസ്ഥ നിരീക്ഷിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ എവിടെ യാത്ര ചെയ്താലും പഠി, എന്തെങ്കിലുമായിട്ട് ചെറിയ ഒരു, അറിവ് നമുക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലം നിരീക്ഷിക്കും അവിടുത്തെ ജീവികളെ നിരീക്ഷിക്കും അങ്ങനെയൊക്കെ . സിമി എന്തൊക്കെയാണ് നിരീക്ഷിക്കാറ്?

ഇപ്പോ പ്രകൃതി ആയാലും മനുഷ്യൻ ആയാലും ഫുഡ് ആയാലും.

ആഹ് അത് പോലെത്തന്നെ കർണ്ണാടകയിൽ ആയതുകൊണ്ട് തന്നെ നമ്മക്ക് എല്ലാ മധുരമുള്ള ഭക്ഷണമാണ് അപ്പോൾ കേരളത്തിലേതും വേറെത്തന്നെ ഭക്ഷണമാണ് .അങ്ങനെ ഓരോരോ ഇപ്പം ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ വേറെ വേറെ വേറെ വേറെ ഓരോ സ്ഥാനത്തും വേറെ തന്നെ ഭക്ഷണമാണ് ആ സംസ്ഥാനത്തിന്റെ ഓരോ പ്രദേശങ്ങൾക്കും വ്യത്യസ്ത ഭക്ഷണരീതിയാണ്. അപ്പോൾ നമുക്ക് യാത്രയിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റം, സംസാരം അറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രയെ ഇഷ്ടമാണ് . എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാത്തവര് വളരെ കുറവാണ്. പിന്നെ ഇന്നത്തെ തലമുറ, അതായത് ഒതുങ്ങിക്കൂടുന്ന ഒരു തലമുറ ആയത്കൊണ്ട് അവരൊക്കെയാണ് യാത്ര ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് ഇപ്പൊ ചൈതന്യ പോയതിൽ വച്ച് ഏത് സ്ഥലത്താണ് ഇഷ്ടപ്പെട്ടത്? ഇനിയും പോണം പോണം എന്ന് ആഗ്രഹം ഉള്ള സ്ഥലം ഏതാ? അത് എനിക്ക് തണുപ്പ് കാലാവസ്ഥ ഇഷ്ടമായത് കൊണ്ട് തന്നെ എനിക്ക് വയനാട് പോവാൻ വളരെയധികം ഇഷ്ടമാണ് അഹ് വയനാട്, ബസിൽ, അത് എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടുതന്നെ എനിക്ക് വയനാട് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ പ്രകൃതിയും ഒക്കെ എൻ്റെ പിന്നെ ബന്ധുക്കളും അവിടെത്തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സ്ഥലം വയനാട് ആണ്, കേരളത്തിൽ തന്നെ ചൈതന്യയ്ക്ക് കേരളത്തിൽ നിക്കാനാണോ കർണാടകയിൽ നിൽക്കാനാണോ ഇഷ്ടം?

ആഹ് അത് തന്നെ. എനിക്ക് കേരളത്തിൽ നിൽക്കാനാണ് താല്പര്യം. കുറച്ചുകൂടി കാലാവസ്ഥയും ആഹ് പിന്നെ എല്ലാം ഭക്ഷണ രീതികൾ ആയാലും എനിക്ക് ഇഷ്ടം അതായത് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, എപ്പോഴായാലും. അതുകൊണ്ട് തന്നെ എനിക്ക് കേരളത്തിൽ നിൽക്കാനാണ താല്പര്യം. സിമിക്കോ , എവിടെയാണ്? കർണ്ണാടകയാണോ ഇഷ്ടമായത്?

യാണ് കാരണം നമ്മൾ ജനിച്ച സ്ഥലം നമുക്കൊരിക്കലും. മറക്കാനോ വിട്ടുപോകാനോ കഴിയാത്തതാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടത്തെ ഭക്ഷണം പിടിക്കൂല, എന്തുകൊണ്ട് നോക്കുമ്പോൾ കേരളത്തിലെ ഭക്ഷണം തന്നെയാണ് നല്ലത്. അപ്പോ എനിക്കും കേരളം തന്നെയാണ് ഇഷ്ടം. അതുപോലെതന്നെ വെള്ളിയാഴ്ച, ശനിയാഴ്ചയും ഞായറാഴ്ചയും വിദ്യാലയത്തിൽ പോകാത്ത സമയം പോകേണ്ടി വരാത്ത സമയങ്ങളിൽ ആഹ് എനിക്ക് ഇപ്പോഴും സന്തോഷമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ട്രെയിനിൽ യാത്ര ചെയ്യാൻ. തീവണ്ടിയിൽ. തീവണ്ടിയിൽ നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിച്ചു ചിരിച്ചു സംസാരിക്കുമ്പോൾ അതേ, നമ്മൾ തീവണ്ടിയിൽ കേറിയതേ ഓർമയുണ്ടാവുകയുള്ളൂ. പിന്നെ വേഗം എത്തും വീട്ടിൽ.

അതുപോലെ തന്നെ നമ്മൾ തീവണ്ടിയിൽ കയറുന്ന സന്തോഷം, പിന്നെ കൂട്ടുകാരോടൊപ്പം കളിച്ചു ചിരിച്ചു പോകുന്നതിന്റെ സന്തോഷം ഒക്കെയുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് കർണ്ണാടകയിൽനിന്നു കേരളത്തിലേക്ക് അതായത് കണ്ണൂരേക്ക് പോകാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടാവാറില്ല. സിമിക്കും അങ്ങനെ തന്നെയല്ലേ?

ചൈതന്യയ്ക്ക് കണ്ണൂര് ഏട

കണ്ണൂർ എനിക്ക് ബീച്ചില് പോകാനാണ്, കടൽ തീരങ്ങളിൽ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുപോലെ എനിക്ക് പയ്യാമ്പലം കടൽ തീരത്ത് പോവാൻ വളരെയധികം ഇഷ്ടമാണ്. കാരണം, സന്ധ്യാസമയങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയങ്ങളിൽ പോകാൻ വളരെയധികം രസമാണ്. ഞാൻ എന്റെ കുടുംബക്കാരുടെ കൂടെ പോയിട്ടുണ്ട്. എല്ലാരുടെ കൂടെ സഹോദരങ്ങളായാലും അവരുടെ കൂടെയെല്ലാം പോകുമ്പോൾ വളരെയധികം മനസ്സിന് നമ്മക്ക് ഒരു ഇത് ലഭിക്കുന്നുണ്ട്. സിമിക്ക് എവിടെയാണ് കണ്ണൂര് പോവാൻ താല്പര്യം? എനിക്ക് കണ്ണൂര് പോയതിൽ വച്ച് പൈതൽമല, പാലക്കയം തട്ട് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ കടൽത്തീരത്ത് പോവാൻ ഇഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായത് പൈതൽ മല

ആണ് അവിടെ. മലയോര പ്രദേശമായതുകൊണ്ട് നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും എല്ലാം ഉണ്ടായിരുന്നു.

എനിക്കും തണുത്ത കാലാവസ്ഥ വളരെ ഇഷ്ടമാണ്. എന്നാൽക്കൂടി എനിക്ക് കണ്ണൂർ പയ്യാമ്പലം വളരെ എനിക്ക് ഓർമ്മ തരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് അതുതന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുന്നത്.